ചിത്രത്തിൽ ഒരു ജിം കാണാം ഈ ജിമ്മിൽ വിവിധ സ്ഥാപനങ്ങൾ ഉണ്ട്.

ഡൈനിങ് ടേബിൾ ആണെന്ന് തോന്നിയാൽ അതൊരു റസ്റ്റോറന്റ് ആവാൻ സാധ്യതയുണ്ട് പക്ഷേ ആരും അവിടെ സന്നി--

ചിത്രത്തിൽ കാണുന്നതു ഒരു വലിയ സ്ഥാപനമാണ്.

മഞ്ഞയോ പച്ചയോ ഈ വണ്ടികൾക്ക് നമുക്ക് ഉപയോഗിക്കാം കൃത്യമാർന്ന ഇടവേളകളിൽ വണ്ടി യാത്ര ചെയ്യുന്ന വണ്ടിക്ക് യാത്ര പ്രധാനമാ--

നാനാഭാഗങ്ങളിലും ഉണ്ട് ഇതു വാങ്ങിക്കാൻ ഒത്തിരി ആൾക്കാരും ഉണ്ട് ഈ ആൾക്കാർക്ക് പ്രത്യേക വിഭാഗങ്ങൾ ഇല്ല ഇവർ എപ്പോഴും ബേക്കറി ഐറ്റംസ് --

ഇതിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കാണുന്നു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉളളിൽ കാറ് നിൽക്കുന്നു കാറിൽ പ്രത്യേക വിഭാഗങ്ങളില്ല.

പ്രത്യേകിച്ച് വാഹനങ്ങളുടെ ബാക്കിലാണ് ഇവർ നിൽക്കുന്നത്.